ഭാഗ്യന്നെ ആനേന കാണഞ്ഞേ ആ ഇരുട്ടത്ത് ആനേന കൺ കണ്ട നീ ആലോചിച്ചു നോക്ക് നമ്മൾ ആ ഇരുട്ടത്ത് വന്നപ്പോ ആനേനകണ്ടാ ഒന്നും നടക്കൂല ഓടിക്കഴിഞ്ഞ നമ്മള് പിന്നെ ആ ഉൾക്കാട്ടിലേക്ക് തന്നെയാ പോവുക അതുപോലെ അങ്ട്ടും ഇങ്ട്ടും നമ്മളെ ആള് ഇങ്ങനെ ചെതറും ഒറ്റക്കായിക്കഴിഞ്ഞാ ആലോചിച്ചു നോക്കിയേ അവസ്ഥ ഓ ശരിയാണ് അതിൻ്റെ ഇടയിൽകൂടെ മറ്റേ കാട്ടുകോഴിൻ്റെ ആ അലറലും ഒരുജാതി പേടിയാകും ഓ അതാണ് എത്ര കാട്ടുകോഴികളാ ല്ലേ പിന്നെ അങ്ങനെ sound ഉണ്ടാക്കി അതൊന്നുമത് വൈകുന്നേരമല്ലേ അങ്ങനെ sound ഉണ്ടാക്കി ആഹ് നമ്മളൊരു കാട്ടുകോഴിൻ്റെ ഒച്ച കേട്ടിട്ടില്ലേ ഏർ

ആഹ് ഓ അതൊക്കെ എന്തായിരുന്നു അല്ലേ പിന്നെ മലയണ്ണാനെ കണ്ടത് ഓർമ്മയുണ്ടോ അനക്ക് ആ മരത്തിൻ്റെ മേലെ കൂടി അങ്ങനെ കയറിയിട്ട് പിന്നെ മറ്റോൻ video എടുത്തിട്ടുണ്ട് എന്തൊരു അടിപൊളി സാധനം അല്ലെ അതങ്ങനെ കേറി പോണ്ട് ആ ചെള്ള് കൊമ്പുകൂടെയല്ലേ മേള്ക്കെ തുഞ്ചത്ത് എത്തിയത് മറ്റെയാള് video എടുത്ത് കിട്ടിക്കണോ ആവോ അല്ല video കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി സാധനം കാണാൻ പറ്റിയില്ല ഓരോന്നിനെ പിന്നെ അതാണ് forest കേറിയാൽ ഇങ്ങനെ ഓരോന്നിനെ കാണാം ആഹ് അതാണ് അടിപൊളി സംഭവം ഓ കറത്തിട്ടു കാണില്ലേ വാലുമ്മേൽ വെള്ളയൊക്കെ ആയിട്ട്

പിന്നെ അതിങ്ങനെ അപ്പറത്തെ മരത്തേക്ക് പോവാൻ വേണ്ടീട്ടു പറക്കും ഇങ്ങനെ കയ്യ് വിടർത്തുമ്പോ തന്നെ അത് ചിറക് വരും ആഹ് അങ്ങനെ പറക്കലു ആവൂ അതൊക്കെ കാണാൻ പറ്റിയാൽ അടിപൊളിയായിരുന്നു ല്ലേ അത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നമ്മള് നോക്കിയപ്പോ അത് ആ മരത്തു കൂടി ഇങ്ങനെ കേറുന്നതല്ലേ കണ്ടേ ആഹ് അതിനടുത്തു വേറെ മരങ്ങൾ വലുത് ഉണ്ടെങ്കിൽ അങ്ങനെ ചാടിച്ചാടി പോകും ആഹ് അതാണ് അപ്പൊ കുറച്ചു ആ നമ്മള് കണ്ടപ്പൊത്തേക്കും അത് എങ്ങോട്ടേക്കോ പോയി നമ്മള് കണ്ടില്ലല്ലോ പിന്നെ

പിന്നെ ഇഷ്ടംപോലെ കണക്കില്ല അതിൻ്റെ ഇണനെ ഒക്കെ വിളിക്കാ തോന്നുന്നുണ്ട് അല്ലെ ഒച്ച ഉണ്ടാക്കീട്ടു ആഹ് ഓരോ sound ഉണ്ടാക്കീട്ടിങ്ങനെ വിളിക്കുന്നുണ്ട്

ആഹ് പിന്നെ പേടിക്കാതെ നിക്കോ

പിന്നെ കാണുമ്പോരു ചെറിയൊരു സാനം അല്ലെ ഉം ശരിയാണ്

ആഹ് അന്ന് നമ്മള് ആ forest കേറി കഴിഞ്ഞിട്ട് നമ്മള് പിറ്റേ ദിവസം അവിടെയുള്ള എന്താ ഒരു മലയില് കേറിയതോർമയുണ്ടാ അനക്ക് പിന്നെ പിറ്റേ ദിവസം അല്ലെ ആ മല എന്താപാ മലേൻ്റെ പേര് അയിനങ്ങനെ main ആയിട്ട് പേരൊന്നും ഇല്ലല്ലോ ഇല്ല ഏർ പേരൊന്നും ഇല്ല പക്ഷെ അവിടെ trucking നു അങ്ങനെ പോകലുണ്ട് ഇടക്ക് നീ എന്ത് വല്യ വല്യ മലകളിലെ പിന്നെ അടിപൊളി പാറകള് പാറകള് ആഹ് പാറകളും ഉണ്ട് ഇവിടെ അതിൻ്റെ മേലെയൊരു കുരിശും ഉണ്ട്

ഓ അടിപൊളി മറ്റേ അടി അതിൻ്റെ മണ്ടയിൽ കേറി ഇങ്ങനെ അടിക്കു നോക്കുമ്പോ full കാടൊക്കെ ആളല്ലേ ഉം നല്ല രസാണ് ആഹ് അവിടെ മറ്റേ പന്നി farm കണ്ടാ നീയ്യ് പന്നി farm wit ആണ് അവിടെത്തെ പന്നികളിങ്ങനെ അലറുന്ന sound ഇങ്ങനെ കേൾക്കാം ഓ അതല്ലേ അപ്പൊ ആ പന്നികൾക്ക് കാവലുണ്ട് മറ്റേ എത്രങ്ങാനും പട്ടികളാ അല്ലെ ഓ പട്ടികളിഷ്ടംപോലെ ആട കേറുമ്പോ ചിലത് നമ്മളെ കടിക്കാനൊക്കെ വരും അതാണ് ഐറ്റുങ്ങളെ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓര് വളത്തുണ പട്ടിയായിരിക്കും ല്ലേ അത് വളർത്തുന്നതാ അവിടെ വേറെ ആരും കേറാതെ നിക്കാൻ ആഹ് സംഭവം നല്ല അടിപൊളി പട്ടിയാലേ മറ്റേ ഇ ആഹ് ഏർ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോ തന്നെ തല വേദനിച്ചിട്ടു പന്നീൻ്റെ മണെയ് അതാണ് ആ പന്നീൻ്റെ smell അടിച്ചാൽ ചേലൊരിക്ക് തലയൊക്കെ വേദനിക്കും ചേലോരു വാളൊക്കെ വെക്കും അതാണ് അവിടെ ഒരു ഏട്ടനെ കണ്ടു മൂപ്പരാണ് നോക്കുന്ന് തോന്നു അല്ലെ മൂപ്പര് ഒറ്റക്കാണ്

ഒറ്റയ്ക്കെന്നെ ആണ് സംഭവം ഉം മൂപ്പരെ ഒരു കാര്യം മൂപ്പര് മൂപ്പരാ പട്ടിനെ ഒന്നും കാട്ടുന്നില്ല അല്ല മൂപ്പരെ ആ പട്ടി ഒന്നും കാട്ടൂല അല്ലെ ഇല്ല അത് മൂപ്പര് വളർത്തുന്നെ ആണ് അതിനൊണ്ട് കുഴപ്പമില്ല മൂപ്പര് വളർത്തുന്ന പട്ടിക്കുട്ടികൾ ആയോണ്ട് കുഴപ്പമില്ല പട്ടിക്കുട്ടി നൊന്നും പറയാൻ പറ്റൂല പല്ലൊക്കെ കാണുമ്പോ തന്നെ പേടിയാകും പിന്നെ വല്യ പട്ടിയാണ് അത് പിന്നെ അത്രേം പന്നികളെ നോക്കണ്ടേ ഡാ

ആവൂ അതാണ് അതാണ് ആ മറ്റേ ആ പാറയുംമേൽ കേറിയപ്പോ ഉണ്ട് തെന്നി അങ്ടു വീണിട്ടെ ആവൂ ശരിയാണ് വഴുക്ക് ഉണ്ടായി അതാണ് മറ്റേ അടിക്കൊക്കെ പോയാ മോനെ കഴിഞ്ഞു ല്ലേ പിന്നെ പക്ഷെ ഇത് വല്യ കൊക്കപോലെയൊന്നും തോന്നുന്നില്ല അല്ലെ അടിയില് കുറച്ചു കാട് അത് കൊക്കയൊന്നും അല്ല ഇതിങ്ങനെ ചരിഞ്ഞു ഇങ്ങനെ ഇറങ്ങി വരുവാണ്‌ എടാ ഈ സംഭവങ്ങള് അതിൻ്റെ എന്താടാ range ഇല്ലാഞ്ഞിട്ടു കേൾക്കുന്നില്ല ആഹ് ആഹ് അതുണ്ടാവുഡാ മയില് ഇഷ്ടംപോലെ ഉണ്ട് അവിടെ main ആയിട്ട് മയിലിനെ കാണു

ഉം അവിടെ മയിലുകൾ ഇരുന്നിട്ട് ആകെ കണ്ട തന്നെ അറിയാം കുറെ മയില്പീലിയൊക്കെ ഉണ്ട് അതടിപൊളിയാ ഞാൻ ആദ്യായിട്ട ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ഒരു മയിലിൻ്റെ ഇത് കാണുന്ന് ആഹ് എന്ന് വച്ച കിട്ടിട്ടുണ്ട് മറ്റേ നമ്മുടെ ഈ കടയിൽന്നൊക്കെ കിട്ടൂലെ അത് നേരിട്ട് അതിൻ്റെ original ഇങ്ങനെ സാധനല്ലേ ആഹ് അതിൻ്റെ മേ ഇങ്ങനെ automatic ആയിട്ട് വരുന്ന തൂവല് പൊഴിഞ്ഞു വരുന്നു വെറുതെയല്ല വെള്ള മയിലിൻ്റെ ഒരു ഒച്ച പോലെ തോന്നിയ ആ താഴ്ത്തുന്നു അത് മയിൽ ആണ് അതിൻ്റെ sound അങ്ങനെയാ

ആഹ് ഞാനും അങ്ങനെ തന്നെയാ കൂടുതലും കണ്ടത് പെൺമയിലു പക്ഷേ ആ മയിലിനെ എവിടെയും കണ്ടത് അതിനു നല്ല പീലികൾ ഒക്കെ ഉണ്ടായിട്ടു വിടർത്തിയിട്ട് ആഹ് അതാണ് അതാണ് നമ്മളെ കാണുമ്പോൾ അത് വിടർത്തും വേണം ഓഹ് എന്ത് look ആ അല്ലേ അതിനെ കാണാനീ നമ്മള് ഞാനിത് വിടർത്തി കണ്ടില്ല അവിടുന്ന് നമ്മളീങ്ങനെ അതിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക തീറ്റക്ക് നടക്കൂല്ലേ അത് പെൺ മയിലുകളാണ് അവിടെ ഇഷ്ടം പോലെ ആണുകൾ കുറവാണ് പെട്ടന്ന് വരൂല നമ്മുടെ front ലേക്ക് ഒന്നും അതെന്നെ സത്യം സത്യം പറഞ്ഞാൽ ശരിക്കും പെൺ മയില് ഇല്ല അടുത്താണ് ആൺ മയിലു വരിക അല്ലേ ഉം പക്ഷേ സംഭവം എന്താ അറീല അവിടെ ഒരു പ്രാവിനെ വളർത്തുന്നുണ്ട് ട്ടോ പ്രാവ് പറന്നു പോകുന്നത് കണ്ട് മറ്റേ നാടൻ പ്രാവ്

ആരേലും അടിയിലൊക്കെ വളർത്തുന്നത ഉം എന്താ അറിയില്ല അവിടെയൊക്കെ വന്ന് ഇങ്ങനെ എല്ലാം കാണാം ഉം നല്ല അടിപൊളി ആയിട്ടുണ്ട് അല്ലെ അങ്ങനെ മയിലിൻ്റെ original ഇത് കാണാൻ പറ്റി അവിടെത്തെ ഏർ അവിടെത്തെ ആ ഏട്ടൻ തന്നെ പറഞ്ഞു ഇങ്ങനെ മയിലുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും അയിട്ടുങ്ങളെ ശല്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ആഹ് ശല്യം ചെയ്യുമ്പോൾ ചെല ചിലത് കൊത്തൂലെ ചിലത് കൊത്തുഏ ആഹ് അങ്ങനെയൊക്കെ ഉണ്ട് ചെലതങ് കൊത്തും പിന്നെപ്പോ എന്താ മൂപ്പർക്കൊക്കെ മയിലിനെ കണ്ടു കണ്ടു ശീലം ആയിട്ട് ണ്ടാവും അല്ലെ പിന്നെ മൂപ്പരൊക്കെ daily അവിടെ ഇരിക്കണത് അപ്പൊ മൂപ്പരിക്ക് കാണും അവിടൊക്കെ എങ്ങനെ ആവോ അത്രയും വലിയ rubber ഉം തോട്ടം നമ്മൾ കേറുന്നോടത്ത് കണ്ടില്ലേ rubber ഉം തോട്ടം അതൊക്കെ വെട്ടുണത് അതെങ്ങനെയാണ് ആവോ അതൊക്കെ ഇതിപ്പോ ഒരു അഞ്ചാറ് ആൾക്കാരൊക്കെ ഉണ്ടാവും വെട്ടാൻ അല്ലാണ്ട് നടക്കൂല വലിയ തോട്ടല്ലേ മലയല്ല ഉം അതാണ് അഞ്ചാറു ആള് ഉണ്ടാവും അല്ലെങ്കിൽ പ്പോ അത്രയും വലിയ തോട്ടല്ലേ പാമ്പ് ഒന്നുമില്ല പാമ്പിനെ ഒന്നും അങ്ങനെ കണ്ടില്ല അല്ലേ പാമ്പിനെ കണ്ടിട്ട് ഒന്നുമില്ല നമ്മൾ main ആയിട്ട് മയില് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ പാറയാണ് main മറ്റേ ആളുടെ അത്രക്ക് നല്ല വലിപ്പമുള്ള പാറകള് അല്ലെ

മറ്റേ ആ ചൊറിയും size പുല്ലല്ല ഇതൊരുമാതിരി ചിലപ്പോ റബ്ബറു തോട്ടം പോലെ ആയിട്ടായിരിക്കും എന്തായാലും സംഭവം അടിപൊളിയാ അല്ലെ അത് പിന്നെ നല്ല രസമുണ്ട് അവിടെ മറ്റേ ഈ പാറയും മയിലും ആണ് Main ആഹ് രാവിലെ പോണം അതെ രാവിലെ പോണം എന്നാലേ മെച്ചമുള്ള ഒരു വെളുപ്പിനൊക്കെ ആഹ് അല്ലേ അതിനപ്പോ തന്നെ അവിടെ കാണൂല്ല കോടയും കൊണ്ട് അപ്പർത്തു നിക്കണ ഞമ്മളെ ഒപ്പം വരുന്ന ആളെ തന്നെ കാണൂല്ല അമ്മാതിരി കോടയൊക്കെ ആഹ് അങ്ങനെ അങ്ങനെ കോട വേണം എന്നാലല്ലേ vibe ഉള്ളു അന്ന് നമ്മൾ പോയപ്പോൾ വല്യ കോടയൊന്നും കിട്ടിയില്ല ഇല്ല നമ്മൾ അതിനു വൈകി കുറച്ചു നേരത്തെ പോണേ നമ്മള് പിന്നെ മറ്റേ forest കയറിയതിൻ്റെ shock ൽ പിന്നെ എന്ത് കാട്ടാന ഉം ശരിയാണ് ഞമ്മക്ക് ആ പേടി ഉണ്ടാവുമെ

ഇത് പേടിക്കാൻ ഒന്നുമില്ല ഇത് പിന്നെ വിളിച്ചാൽ ആള്ക്കാര് കേൾക്കും ആഹ് ഇത് പേടിക്കാൻ ഒന്നുമില്ല അവിടെ ഇവിടെ നമ്മൾ പോയോടുത്തു പിന്നെ ആനയും ഇതൊന്നും ഇല്ലല്ലോ ആകെ മയിലും കുറച്ചു പാറകളും ഒക്കെ ന്നല്ലേ ഉള്ളൂ അതല്ലേ ഉള്ളു പേടിക്കാനില്ല ധൈര്യത്തോടെ കേറാം പക്ഷേ ആകെ പേടിക്കാനുള്ളത് പറയാണ് മറ്റേ ഇതാണ് എന്താ പട്ടികളെ ഓ പട്ടികളാണ് പിന്നെ അവിടുത്തെ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല പട്ടികൾ ഒന്നും ചെയ്യില്ല അതാണ് അവിടുത്തെ ആളുണ്ടെങ്കിലും ഇല്ല മൂപ്പര് എങ്ങോട്ടെങ്കിലും പോയ time ലാണ് മ്മക്കാണെങ്കിൽ ആ പട്ടികളുടെ front കൂടിയല്ലേ മലേക്ക് കേറാനുള്ള വഴി

മൂപ്പര് ഒന്നും ഇല്ലെങ്കിൽ കേറാൻ പറ്റൂലായിരുന്നു വെറുതെ ഇത് പോയിന്നുല്ലേ അല്ലേ petrol

പിന്നെ ആ കുരിശും കൂടി ഉണ്ടല്ലോ കുരിശുമ്മലൊക്കെ ചാരി നിന്ന് എല്ലാരും നല്ല പിക് അടിക്കല് അതാണ് കുരിശുമേൽ ചാരി നിന്ന് പിന്നെ മറ്റേ നോക്കുന്നു കൊക്കപോലെ അല്ലെ അവിടൊക്കെ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടെന്നു ഒക്കെ ആഹ് slow motion ഒക്കെ എടുത്തതിനു മറ്റോനി പിന്നെ നല്ലൊരു മരണ്ട് അത് കരിഞ്ഞു ല്ലേ ഇലകള് ആഹ് എന്താറീല അല്ലെങ്കിൽ അതും കൂട്ടി ഒക്കെ എടുത്തെങ്കി നല്ല അടിപൊളി ആവും ന്നു പച്ചപ്പൊക്കെ ഉണ്ടെങ്കി

പോക്കൊക്കെ അങ്ടു vibe ആയിക്കിട്ടി ല്ലേ പിന്നെ അവിടെന്നു മിക്ക മറ്റേ ഏർ അത് ഞാൻ ശ്രദ്ധിച്ചില്ലടാ

അത് കക്കാടൻ മലയാണ്

പിന്നെ

ഏർ അതൊക്കെ കാണണം അവിടെന്നു ഒഴിഞ്ഞ സ്ഥലല്ലേ അതാണ് പക്ഷെ നമ്മള് കേറിയപ്പോ ഇത് കേറിയപ്പോ നമ്മള് കൊഴക്കറിഞ്ഞു ല്ലേ

നമ്മളാണെങ്കിൽ വെള്ളം എടുത്തിട്ടും ഇല്ല ചെറിയ മലയാണ് കരുതി അതാണ് കേറുമ്പോ അല്ലെ സംഭവം എന്തെങ്കിലും set up ആയി ട്ടോ

സംഭവം മറ്റേ forest കേറിയത് ആഹ് അത്രയൊന്നും vibe ഇല്ലേലും മറ്റേ പാറയും മയിലും അതെന്നെ ഉള്ളു എടുത്തു പറയാനി ആഹ് മറ്റേ forest പറയുമ്പോ കേറാനൊന്നും ഇല്ല പക്ഷെ നടക്കാനാണ് കുറച്ചു ഇല്ലത് പേടിക്കും ഇതങ്ങനെ പേടിക്കാനൊന്നും ഇല്ല പക്ഷെ നടക്കാ ന്നല്ലേ ഉള്ളു അതാണ് നീ കാ കാട്ടു ഉണ്ടാകും പക്ഷെ നമ്മള് പോയപ്പോ ഇല്ലെനു പക്ഷെ ഒരു ആവുമ്പൊ ഇറങ്ങും ഒരു ആറുമണി ഒക്കെ ആവുമ്പൊ അയിറ്റുങ്ങളൊക്കെ ഇപ്പോ രാവിലെ എന്താന്നല്ലേ കാട്ടില് കാട്ടുന്ന് എനിക്കറീല വല്ല കാട്ടിലും പോയി കിടന്നുറങ്ങും അത് night ആയോണ്ട് ഉറങ്ങും ഓരോന്നു ല്ലേ സംഭവം ഒന്ന് set up ആ

ശരിയാണ് ഇപ്പൊ നമ്മള് ആ രണ്ടു forest forest അതെ ചെറിയ forest ആണ് കേറാനുണ്ട് കുന്ന്

അതാണ് കുന്നാണ് മറ്റേ correct forest ആഹ് അന്ന് നമ്മള് ശരിക്കും പേടിച്ചിക്ക്ന്നു ആദ്യത്തെ forest കേറിയത്

അവനു വെള്ളം ഇങ്ങനെ പുഴേക്ക് ഇറങ്ങി കുടിച്ചേക്കു ആ നമ്മക്കൊന്നും അറിയാത്ത പുഴയിൽ ഇറങ്ങരുത് ന്നു ആണ് സത്യം പറഞ്ഞാൽ ആഴൊന്നും അറിയില്ലല്ലോ നമ്മുക്ക് ആഹ് അതാണെങ്കിൽ വല്യ പുഴയല്ലേ ചാലിയാർ ആണ് അപ്പൊ അതൊക്കെ നോക്കി നിങ്ങായിപ്പോ ഇനി നമ്മക്ക് പോകുമ്പോ set up ആക്കണം നേരത്തെ കേറാം ആഹ് ഇനി പോകുമ്പോ നേരത്തെ കേറേണ്ടി വരും വഴിയൊക്കെ എല്ലാം മനസിലാക്കി പിന്നെ ഇട്ടു പോകേണ്ടി വരും ആഹ് ഇപ്പൊ നമുക്ക് ഏകദേശം വഴി ഇതൊക്കെ മനസിലായല്ലോ മറ്റേ വല്യ forest ത്തെ

നമ്മള് last ആയിട്ട് കേറിയാല് പിന്നെ കുഴപ്പമില്ല അതിനു നല്ല വീതിയൊക്കെ ഉണ്ട് നല്ല അടിപൊളി വഴിയൊക്കെയാണ് ഏർ എത്ര ഇരുട്ടായാലും മനസിലാവും

പിന്നെ ആഹ് ചെലപ്പോ ആന ഉണ്ടാവും അല്ലെങ്കി അന്ന് പിന്നാലെ വന്നപോലെ ആഹ് അതെയതെ

ആഹ് ശരിയാണ് അപ്പൊ അറിയുന്നതെന്നെ ചെരിപ്പ് പിന്നെ ഒരിത് കിട്ടി മറ്റേ ചെരിപ്പിട്ടു കേറുമ്പോളേ ഉം അതെന്നെ തെന്നിയാണ്ട് പോവും അതില് അല്ലെ ഏറ്റവും വെല്യ പാറ ആഹ് മേലെ നല്ല വല്യ പാറള്ളത് ഇവൻ ഐമ്മിലാണു കേരല് അതാണ് കെറുവാണെങ്കിൽ കേറാൻ പറ്റണ്ടേ തെന്നി നമ്മളാണെ ചെന്ന ഒരു മഴ കഴിഞ്ഞു ഇതായിക്കഴിഞ്ഞപ്പോളാ നമ്മള് ചെന്നത് അത് ആ പായലൊക്കെ ഉള്ളതുകൊണ്ട് കേറാൻ പറ്റൂല അതാണ് ശരിക്കും പോവ്വാണെങ്കിൽ ശെരിക്കും ഒന്ന് ഉണങ്ങീട്ടു അങ്ങോട്ട് പോണം എന്നാൽ set up ആവും ആഹ് ശരിയാണ് ചില പാറയാവുമ്പോ നല്ല പ്രായം ഇതൊക്കെ ഉണ്ട് അയിമോ തൊട്ട മതി തെന്നിയടിച്ചു വീഴാൻ

മറ്റേ കൊണ്ട് എന്തായാലും hello നമസ്കാരം ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ജവഹർലാൽ നെഹ്‌റുവിനെ കുറിച്ചാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാന മന്ത്രി. indian സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്ത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്‌റു രാജ്യാന്തര തലത്തിൽ അവതരിപ്പിച്ചും ശ്രദ്ധേയം നേടിയിരുന്നു.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 അദ്ദേഹത്തിന്റെ ഏക മകൾ ഇന്ദിര ഗാന്ധിയും ചെറു മകൻ രാജീവ് ഗാന്ധിയും പിന്നീട് ഇന്ത്യയുടെ പ്രധാന മന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട് ലണ്ടനിലെ പ്രശസ്തമായ കോംബ്രിഡ്ജ് സർവ്വകലാശാലയിൽ നിന്നുമാണ് നെഹ്‌റു ബിരുദം കരസ്ഥമാക്കിയത്. സർവ്വകലാശാലയിലെ ഇന്നത്തെ angle ൽ നിന്നും വക്കീൽ ആകുവാനുള്ള പരിശീലനവും നെഹ്‌റു പൂർത്തിയാക്കി